ഈ ചിത്രത്തിൽ മഞ്ഞനിറത്തിലുള്ള ഒരു മതിലിനുമേൽ പിങ്ക് നിറമുള്ള പൂക്കൾ പിടിക്കുന്ന ചെടി ചാഞ്ഞു കെടക്കുന്നു.

നദിയുടെ അപ്പുറത്തെ വശത്തായി തെങ്ങുകൾ നിൽക്കുന്നതു കാണാം.

ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലായി ദൈവങ്ങളുടെ ആൾരൂപങ്ങൾ നൽകിയിരിക്കുന്നു.

അതിൽ രണ്ട് തടിയിൽ തീർത്ത ജനാലകൾ കാണാം.

ഈ കെട്ടിടത്തിന്റെ ജനാലകൾ തടികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു.

ഈ ചിത്രത്തിൽ തോട് പോലെയുള്ള ഒരു സ്ഥലമു --

ഈ കുളത്തിലുള്ള വെള്ളം പച്ച നിറത്തിലും മുകളിലായി പായലുകളും കാണപ്പെടുന്നു.

ഒരു തടാകം കാണാം ഇതിനുള്ളിലായും ചെറിയ സസ്യങ്ങൾ വളർന്നു കിടക്കുന്നു.

ഈ ചിത്രത്തിൽ ഒരു കടയിലായി ധാരാളം പഴവർഗ്ഗങ്ങൾ അടുക്കിവെച്ചിരിക്കുന്നു.

കടയിൽ വിൽക്കാനുള്ള സാധനങ്ങൾ അടുക്കിയും തൂക്കിയും ഇട്ടിരിക്കുന്നു.

കടയുടെ മുന്നിലായി പുറത്ത് മഞ്ഞ നിറത്തിലുള്ള ചാക്കിൽ എന്തൊക്കെയോ നിറച്ച് വെച്ചിരിക്കുന്നു.

കുന്നിന് മുകളിലായി ധാരാളം ചെറിയ സസ്യങ്ങൾ അങ്ങും ഇങ്ങുമായി വളർന്നു കിടക്കുന്നു.

ഈ ചിത്രത്തിൽ രണ്ട് നിലയുള്ള ഒരു കെട്ടിടമുണ്ട്.

ഇവയുടെ അരികത്തായി കാപ്പിപ്പൊടി നിറത്തിലുള്ള ചെറിയ പാത്രങ്ങൾ കിടക്കുന്നത് കാണാം.

ആൺകുട്ടികളുടെ പുറകിലായി ദൂരെ വലിയ കമ്പുകളും ഷീറ്റും കൊണ്ട് കെട്ടിപ്പൊക്കിയ വീല് കാണാം.

പാലത്തിന്റെ അറ്റത്തെ വശത്ത് ചെമപ്പു നിറത്തിൽ പെയിന്റ് ചെയ്തിരുന്ന ഭാഗം ഇളകി പോകുന്നതായി ചിത്രത്തിൽ കാണാം.

കൂടാതെ ഇതിനടുത്തുള്ള ഭാഗത്ത് പായൽ പിടിച്ച് കിടക്കുന്നു.

ഈ ചിത്രത്തിൽ വ്യായാമം ചെയ്യുവാനുള്ള മൂന്ന് ഉപകരണങ്ങളുണ്ട്.

ഇവയെല്ലാം ഒരു മുറിയിലായാണ് ഇരിക്കുന്നത് മുറിയുടെ ഭിത്തി വെള്ള നിറത്തിൽ പെയിൻ്റടിച്ചിരിക്കുന്നു .

ഒരു തടിയുടെ മേശയും കൂടാതെ മൂന്ന് ചുവപ്പ് നിറത്തിലുള്ള ബോക്സും അവിടെ കാണാം.

ഗ്രൗണ്ട് ഇന്റെ പുറത്തായി ചുറ്റിനും ചെറുതും വലുതുമായ കെട്ടിടങ്ങളും--

ഈ ചിത്രത്തിൽ റോഡ് ഇനപ്പുറത്തായി ഒരു വലിയ വയൽ കാണാം.

ഈ ചിത്രത്തിൽ ഒരു പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നതായി കാണാം.

കൂടാതെ കെട്ടിടത്തിന് മുന്നിലായി ഒരു മൃഗം നിൽക്കുന്നു.

നാല് പീഠങ്ങളിൽ മൂന്നെണ്ണത്തിൻ്റെ മുകളിലായി മൂന്ന് വിഗ്രഹങ്ങളും ഇരിപ്പുണ്ട്.

ഈ ചിത്രത്തിൽ പാൽ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കടയുണ്ട്.